ഹലോ ,തിരക്കിലായിരുന്നല്ലോ, വിളിച്ചപ്പോ കിട്ടീലല്ലോ...

ഞാന്, എന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് സംസാരിക്കുകയായിരുന്നു..പുള്ളീനെ ജോലീന്ന് പിരിച്ചുവിട്ടു. ആമസോണിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്.അപ്പൊ....എന്താണ് കാര്യം...ഇപ്പൊ വാർത്ത കേട്ടില്ലായിരുന്നോ? ...എത്രയോ വല്യ തോതിലാണ് ആൾക്കാരെ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. വല്യവല്യ സ്ഥാപനങ്ങളായ...എന്താ... ആമസോൺ, ബൈജൂസ്, പിന്നെ മീറ്റ....ഫേസ്ബുക്ക് ന്റെയൊക്കെ മീറ്റാന്നു പറയുന്ന സ്ഥാപനം...അങ്ങനത്തെ എല്ലാവരും വൻതോതിൽ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ജോലിക്കാരെ.. ആ ജോലിക്കാരെ. വികസനം വരുമ്പോ പണ്ട് വാഗ്ദാനം ചെയ്തിരുന്നത് ജോലിസാധ്യതയായിരുന്നു. പക്ഷെ ഇപ്പഴത്തെ തലമുറയില് മനുഷ്യന്മാരെ കൊണ്ടുള്ള ജോലി മാറ്റിനിർത്തിയിട്ട് യന്ത്രവൽക്കരിക്കുന്ന ഒരു സ്ഥിതിയാണ് നമുക്കിപ്പൊ കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും ജോലികള്‍ പലതുമുണ്ടെങ്കിലും നമുക്ക് മനസ്സിനിഷ്ടപ്പെട്ട, മനസ്സിനിണങ്ങിയ ഒരു ജോലി ചെയ്യാനല്ലേ നമ്മളെല്ലാരും ആഗ്രഹിക്കൂ...അല്ലെങ്കില്‍ നമ്മക്ക് മനസ്സിന് ഇണങ്ങാത്ത ഒരു ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ..

അതുകൊണ്ട് നമ്മള് കാത്തിരുന്ന് നമ്മക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യണം.

ഈ ബ്രെഡും കാര്യങ്ങളുമൊക്കെ വിൽക്കുന്ന ഒരാളാണ്, അയാള് മാസം ഉണ്ടാക്കുന്ന ഈ ലാഭം ന്നു പറയണത്, അയാളുടെ പോക്കുവരവൊക്കെ കഴിഞ്ഞു ലാഭം മാത്രം അയാളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മാസം ആറ് ലക്ഷത്തില്പരമാണ്. ആറ് ലക്ഷത്തിൽ കൂടുതൽ ലാഭം മാത്രമാണ് വഴിയോരത്ത് കച്ചവടം നടത്തുന്ന ഒരാളുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്താൽ നമുക്ക് എത്ര വേണമെങ്കിലും ഉയരങ്ങളിലെത്താം എന്നുള്ളതിന്റെ വേറൊരു കഥയാണ്.മാത്രമല്ല എല്ലാ ജോലിക്കും അതിന്റേതായിട്ടുള്ള... ...എന്താണ്...അന്തസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്..ഇപ്പം ഒരു തയ്യൽക്കാരൻ ആയാൽ പോലും അയാൾ ഒരു തയ്യൽക്കാരൻ ആണല്ലോ എന്ന് വിചാരിക്കുന്നത് വളരെ ബോധമില്ലായ്മയാണ്, കാരണം... ..അയാള് കാരണം എത്രപേര് നല്ലനല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നു. അയാൾ ഈ സൂക്ഷ്മമായിട്ട് ഒരിടത്ത് തന്നെ ഇരുന്ന് മണിക്കൂറുകളോളം തയ്ച്ചുകൊണ്ടിരിക്കാണ്... നമ്മള്, നമ്മുടെ ജീവിത സാഹചര്യത്തില് സംതൃപ്തരാണെങ്കിൽ, നമ്മുടെ ജോലിയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനു പിന്നെ നമ്മൾ വേറെ ആരുടേയും അഭിപ്രായമോ അല്ലെങ്കിൽ ഇതോ കേൾക്കേണ്ട ആവശ്യമില്ല.

കാരണം നമുക്ക് മനസിലിനിണങ്ങിയ ഒരുകാര്യം നമ്മള് ചെയ്യുമ്പോ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു സുഖവും ആ സന്തോഷവും അത് എത്ര ക്യാഷ് ബാക്കിയുള്ള ജോലി തരാമെന്ന് പറഞ്ഞാലും അതിനെക്കാട്ടിലും ഒരുപടി മോളിലായിരിക്കും എപ്പോഴുമത്.

ങാ, അതും മാറണം.കാരണം തൊഴിലിനോട് ചിലർക്ക് ചില ജോലിക്ക് താഴ്ന്ന ഒരു വിലപോലെ കൊടുക്കണുണ്ട്. പക്ഷെ ഏത് ജോലി അവര് ജോലി ചെയ്യാൻ കാണിക്കുന്ന മനസ്സിനെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടേ..

നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനു നമ്മളിപ്പോഴും അവരോട് നന്ദി പറയണം അവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഞാനിപ്പോ...അത് പറഞ്ഞപ്പോ...ഈ ഇടയ്ക്ക് ഒരു വാർത്തയിൽ കണ്ടിരുന്നല്ലോ, രണ്ടുപേര് മരിച്ചത്.അതെന്താ നു വച്ചാല് താഴെ നമ്മടെ മലിനമായിട്ടുള്ള കാണ പോലത്തെ സ്ഥലം എന്തോ വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്ത്... അവിടത്തെ ഈ രാസപരമായിട്ടുള്ള പദാർത്ഥങ്ങൾ എന്തോ ശ്വസിച്ചിട്ട് രണ്ടുപേരാണ് മരണപെട്ടത്.അപ്പൊ അവരവരുടെ തൊഴിലിനോട് കാണിച്ച ആത്മാർത്ഥത, അതാണ് അവിടെ കാണേണ്ടത്.അതുമല്ല അവര് നമുക്ക് വേണ്ടി ഒരു സഹായവും ചെയ്തുകൊണ്ട്, സമൂഹത്തിനു വേണ്ടി... സഹായിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് രണ്ടുപേരും മരണപ്പെട്ടത്. അപ്പൊ അതേപോലെ ആ ഒരു ജോലിക്ക് ആയാലും അതിന്റെ അത്രേ വല്യൊരു മുഖ്യതയാണ് ആ ജോലിക്കും ഉള്ളത്. ങ്..ങാ...ഇപ്പൊ എന്താ പറയേണ്ടേ...എം.ബി.എ കുറെ വേണം അല്ലെങ്കിൽ നിങ്ങള് കുറെ ഉന്നത വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ നിങ്ങക്ക് വിജയം നേടാൻ പറ്റൂ എന്ന് പറയുന്നതിൽ കാര്യമില്ല.

കാരണം സമൂഹത്തിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഉന്നതരിൽ പലരും വിദ്യാഭ്യാസത്തിലൂടെ അല്ല അവരുയർന്നേക്കണേ..അവരുടെ കഴിവുകൾ അവർ വളർത്തിയെടുക്കുന്നതിൽ സാമർഥ്യം കാണിച്ചതുകൊണ്ടാണ് അവരിന്ന് ആ നിലയിൽ, നമ്മളിന്ന് കാണുന്ന നിലയിൽ അവരെ പ്രമുഖർ എന്ന് വിളിക്കുന്നത്.

9ഓ ശതമാനം പ്രമുഖരും അവരുടെ കഴിവിനെ അവർ അംഗീകരിച്ച് അവര ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് തിരിച്ചുവിട്ട് അതിനുള്ളീന്നുണ്ടാകുന്ന ലാഭത്തെ അവർ സന്തോഷപൂർവം സ്വീകരിച്ചുകൊണ്ടാണ് അവർക്ക് ആ ഒരു മേഖലയിൽ ഉന്നതർ...

നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്ത്..അതിനിപ്പോ എതിര്പ്പുകള് കുറെ കേക്കേണ്ടിവരും...